ഉസ്താദ് ആണ്. എന്നിട്ട് ഉസ്താദ് orange വണ്ടി നടന്നിന് ശേഷോ

ആയിന്റ മുൻപ് car wash എയ്യാൻ പോയി. ആയിന്റ പണിക്ക് പോയി catering ന്റെ പണിക്ക് പോയി അങ്ങനെ പല പണിക്കും പോയി പോയി കൊറേ അനുഭവങ്ങളിണ്ടു ഉസ്താദിന് Hello hello ആഹ് sir ഞാൻ റീകാർഡ്ന്നാണ് വിളിക്കണേ sir free യാണോ ആഹ് sir പിന്നെ sir ഒരു two weeks മുമ്പ് ഒരു order ചെയ്തീനോ ആഹ് ത് ആഹ് okay sir അത് sir ന് delivery ആയിട്ടില്ല അവടെ വന്നപ്പേന്തോ ആഹ് ആ ആ okay അത് എന്തോ കാരണം sir ന്റെ address ഇന്തോ incorrect ആയത് കൊണ്ടാ തോനുന്നു അതിപ്പോ return വന്നിട്ടുണ്ട് ആഹ് ആ അതെ തെ സദാനപ്പോ തിരിച് വന്നിട്ട്ണ്ട് അപ്പോ ഞങ്ങടെ mistake ആണാ അറീല delivery boy ന്റെ അപ്പോ sir ന്നത് ബുദ്ധിമുട്ടയോ ആഹ് sir പയയ അതന്നൊരു ഓണത്തിന്റെ offer ആയിരുന്നു ആഹ് sir ഞാനൊന്ന് നോക്കട്ടെ sir നെ ബുദ്ധിമുട്ടിച്ചതിന് sorry ഞാൻ ആ rate നന്നെ ആ rate നന്നെ കിട്ട്വോന് നോക്കട്ടെ ഇല്ലല്ല അത് ഞങ്ങളെന്തായാലും sir ന് അതിച്ചെരും പക്ഷെ rate ന്റെ കാര്യം ഒന്ന് ഞങ്ങക്ക് confirm ചെയ്യണം ല്ലാ sir ന് വെണ്ണന്നിണ്ടങ്കി sir ന് വെണ്ണന്നിണ്ടങ്കി അത് ഞാൻ return ചെയ്ത് തരാം പറഞ്ഞിട്ട് sir ഞങ്ങള് ശരിയാണ് sir ശരിയാണ് ഞങ്ങളടത് പറ്റിയ mistake ആണ് പക്ഷെ delivery യായില്ല ഇനിപ്പോ company ചോയ്ക്കണ്ടിവരും sir നോട് ആ rate ലെന്നെ കൊടുക്കാപറ്റുന്ന് അറീല്ല അത് അപ്പൊട്ടൊരു ഓണം offer ആയിരുന്നു complaint ന്റല്ല ഞങ്ങളിപ്പോ വില്ച്ചത് sir complaint ഒന്നും ചെയ്യല്ലേ ഞങ്ങള് വെണ്ണന്നിണ്ടങ്കി വേറെവല്ല offer ഉം ചെയ്‌തര വേറേ ഞാങ്ങള് sir ആ phone എത്രക്കാ വാങ്ങിച്ചേ വാങ്ങിച്ച തെരാ ഓണം offer കായ്ഞ്ഞിലെ ന് തെരാ അത് sir അത് ഓണം offer ആയിരുന്നു അതോണ്ടാണ് ഇല്ല sir sir ഒന്ന് check ചെയ്തോക്കു sir ന്റെ address ലെ വല്ല mistake ഉം ആണോ അല്ലാണ്ടപ്പോ delivery boy എങ്ങനെ correct വരാൻ വരൂലല്ലോ വരൂലല്ലോ sir sirന്sir ഒന്നൂടി നേരെ നോക്കീക്കാ അങ്ങനെ വരാൻ വഴിയില്ല pincode ഒന്നു പറയോ sir ന്റെ pincode ചെലപ്പോ mistake ണ്ടാകും അറേ ഏയെ എട്ടെ നാല് ഓ sir ഞങ്ങള്പോ എന്താ mistake പറ്റിയെ എനിക്ക് അറീല്ല sir ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ഞങളെ sorry ണ്ട് പക്ഷെ ഞങ്ങക്പ്പോ എന്താ ചെയ്യണ്ട് അറീല്ല

ഇല്ലല്ലാ sir ന് ഞങ്ങള് offer ആ price ൽ തന്നെ അയച്ചതാണ് പക്ഷെ sir ന്റെന്തോ mistake കാരണം return വന്നതാണത് ഇല്ലല്ല sir cash വേണനിണ്ടങ്കി ഞാൻ return ചെയ്‌തരാന്ന് പര്ഞ്ഞില്ലേ അങനെ ഒരു option കൂടി ഇണ്ട് sir sir പ്പോ അങ്ങനെ പറഞ്ഞയഞ്ഞാൽ ഇനിക്കപ്പോ ഇതൊന്നും ചെയ്യാബറ്റുല്ല ഞാനൊരു ത് മാത്രാണ് എനകിനി വാണന്നുണ്ടെങ്കി company ക്കാരോട് ചോയ്ക്കണം ല്ല sir അത് വാണ്ട ല്ല ഞാൻ sir ഞാനൊന്നു ഏതായാലും ഒന്നു അനേഷിച്ചു നോക്കട്ടെ ഞങ്ങളെ maneger ന്റ്റെന്നു അനേഷിചോക്കട്ടെ എന്താ ചെയ്യണ്ടെന്ന് ഇല്ല sir ഞങ്ങള് ഞങ്ങള്കൊറേ orders വന്നീന്നു ഓണത്തിന്ന് അത് ഒക്കെ ഞങ്ങള് delivery ഈതിട്ടുണ്ട് sir ന്റ്റെ ഒരു order മാത്രേ return വന്നിട്ട് അത് sir ന്റെ mistake തന്നെ ആയിർക്കും അല്ലങ്കിപ്പോ അങ്ങനെവരാൻ chance ല്ല sir ന്റ്റെ location നോ അങ്ങനെന്തെങ്കിലും problem ണ്ടോ ഇല്ലല്ലാ sir sir നെ അല്ലെങ്ങി sir നെ ചെലപ്പോ വിളച്ചപ്പോ കിട്ടിറ്റിണ്ടാവൂല്ല sir ന്റെ ഫോണ് out of coverege ഓ അല്ലെങ്കി swich off ഓ അങ്ങനെന്തെങ്കിലും ആയിരിക്കും

സാധനിപ്പൊ return ഞങ്ങളെ കയ്യിൽ വന്നിട്ടുണ്ട് ആ പക്ഷേ ഇനിപ്പോ sir ന് ന്നാർത്തേ തന്നപ്പോല്ലെത്തെ ഒരു offer ഇനീ അതില് കൊടുക്കാബാറ്റോന്ന് ഇൻക് അറീല്ല കാരണം ഞങ്ങക്ക് order തന്നിട്ടില്ല company ക്കാര് ഇനി അങ്ങനൊരു offer ൽല്ല കാര്യം.

ആഹ് okay okay sir ഞാനിപ്പോ ഇന്നൊട് sir ന് ദ്വേഷ്യപ്പെട്ടിട്ട് കാര്യല്ല കാരണം ഞാന് ഫികാർഡിന്റെ ഒരു worker മാത്രാണ് ഞങ്ങക്ക്

ഇല്ലല്ലാ sir sir sir നെ ഞാൻ എന്തായാലൊന്നും maneger നെറ്റൊന്നും അനേഷിച്ചോക്കട്ടെ എന്നിട്ട് ഒന്നു പറയാം sir ന് എന്തായാലും പരമാവധി ഞാന് ആ price ന് തന്നെ സാനം എത്തിക്കാനോക്കാ sir ന് ഒരു seven days ന്റെ ഉള്ളില് ആ സാധനം തന്നെ ഒന്ന് ഇതാക്കാനൊക്കാ sir ന് ബുദ്ധിമുട്ടായിയോ അഹ് okay okay ആ അഹ് okay okay എന്തായാലും ഞാനിന്ന് confirm ഏയ്യം

ആഹ് okay okay അതെന്തായാലും ഞാന് അനേഷിച്ചിട്ട് നാളെ maximum ആ amount ന് തന്നെ sir ന് എത്തിച് താരാ ഉം okay sir ന്

ആഹ് twenty eight ന്നെയായിരുന്നല്ലേ sir ന് one point four ന് തന്നെന്നാ എത്തിക്കാനോക്കാ ഞാന് manager ന്റെട്ത്ത് പറഞ്ഞിട്ട് ഞമ്മടെ mistake ആണന്ന് പറഞ്നോക്കൊന്ന് sir എന്നാ

ആഹ് okay പറ പറ Mumbai Maharashtra

ഓ sir ന് ധൈര്യയ്ട്ട് ഈ number ഇൽ തന്നെ വിളിക്കാ ഞാൻ ന്തായാലും ഇവിടതന്നെ ഇണ്ടാകും sir ഏ ആഹ് okay ആഹ് okay okay സാ pincode six eight nine zero zero six ഉം okay sir അതേ അതെ

eight zero nine zero triple three triple four zero sir ന് അതിലു വിളിച്ചക്കുണ്ടേൽ first ഈ number ൽ അല്ല sir ഇതെന്നെ ആവ്ശ്യം മതി വേറെഞ്ഞിപ്പൊ contact ചെയ്യണനില്ല ഇതില് വിളിച്ചെയ്ഞ്ഞാൽ sir ന് എന്തായാലും കിട്ടും

ആഹ് okay okay സ ആഹ് double seven four one two five eight six

ഇല്ലല്ലാ sir നെ അങ്ങനെ ഇങ്ങക്ക് permission ഇല്ല sir ൻറെ number കൊടുക്കാന് ഞാൻ ന്റാലു ഈ phone ന്ന് വീണ്ടും sir ആയിട്ട് ഒന്ന് contact ചെയ്യാ എന്നിട്ട് ഞാൻ ന്റാലു sir നെ ഇപ്പൊ ഒന്ന് വിളിക്ക one point four തന്നെ sir ന് ഞാന് delivery ചെയ്യാൻ നോക്ക ഇവിടന്ന്

ആഹ് okay ന്ന ആഹ് okay okay sir problem ഒന്നുണ്ടാക്കല്ല ഞങ്ങള് ഞങ്ങക്ക് ഒരു mistake പറ്റി പോയി ഇപ്പൊ ഒരു first time ആണ് sir ന്

twenty ക്ക് ഒരു iphone ഉം iphone forty നും പിന്ന അയിന്റെ കൂടെ air pod pro max ഉം ആഹ് iphone ൻറെ ന്നെ ഉം ഇപ്പൊ i phone pro max ന് twentysix ഒക്കെ വരുണിൻഡ് അപ്പൊ ഈ offer ലാവ്‍ന്നോണ്ട് അത് വെറും ഏ fifty റുപ്പീ ആവും fifteen thousand ഉം അത് അങ്ങനെവേലു ചെയ്യ ഇഞ്ഞി one point five lakh ന് one point fifty thousand ന് കൊടുക്കുന്നുണ്ട് അയിന്റെ കൂടെ watch ഉം iwatch അഹ് okay ഇത് മൂന്നും കൂടെ ഇള്ളൊരു combo ആണ്‌ one point fifty ൻറെ sir ഇപ്പൊ pay ചെയ്തത് one point four ർ ന്റെ അതിന്റെ കൂടെ ഒരു extra fortysix thousand കൂടെ pay ചെയ്ത് കൈഞ്ഞാൽ ഞങ്ങൾ ഈ മൂന്നെണ്ണം കൂടെ ഇളള combo ക്ക് ചെയ്തേരും ആഹ് okay okay അത് ന്റാലു കൊയ്‌പോല cash on delivery available ആണ് ഇല്ലല്ല sir ഏ അത് ഞങ്ങൾ ന്റാലു one pont four ന് തന്നെ ഞാൻ manager ൻറെടത്തു പറഞ്ഞു ശരി ആക്കി തരാ അത് ആലോചിച്ചു sir tension അടിക്കണ്ട ആഹ് okay okay അത് ഞാൻ ന്റാലു sir ഇപ്പൊ പുതിയനങ്ങൾ ഒന്നൂടി നോക്കിയാ മതി ഞങ്ങളെ page ഞങ്ങൾ പുതിയ offers എല്ലോ ഒന്നൂടി ഇട്ടിട്ടിണ്ട് sir ഒന്നൂടി അതേല്ലോ add ചെയ്ത് കൈഞ്ഞാൽ ഞങ്ങൾ അതൂടി deliver ചെയ്യന്നെ ആണ് ന്റാലു ഒരു four to five days ൻറെ ഉള്ളിൽ എന്റാലും sir ന് deliver ചെയ്യാം

ആഹ് okay okay ന്തിണ്ടായാലു air pod ൻറെ sir ഒന്ന് നോക്കിയൊക്ക് just page ൽ ഒന്ന് കേറിയൊന്ന് നോക്കിയൊക്ക ആഹ് അതെ അതെ twenty തരുണേ വാക്കി എള്ളോർക്കു എല്ലോ twentysix ന് ആണ് എനിക്കന്നെ ആഹ് ഇല്ല ഇല്ല last day അങ്ങനെ വർക്കൊരു അങ്ങനെരു mistake വന്നിട്ടില്ല ഇത് first time ആണ് sir ഒന്ന് ക്ഷമികണം കാരണം group ൽ എന്തായീന്ന് അറീ ആ okay okay അത് എന്തയലും ഞാൻ sir ഞാൻ ഒന്ന് manager ക് വിളിച്ചിട്ടു sir ന ഇപ്പോ contact യ്യ ആ okay okay ശെരി thank you indian വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് british ഭരണത്തിന് മുമ്പും ശേഷവും ഇന്ത്യയിൽ ഇന്ന് വരെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയൊരു മാറ്റം കാണാൻ കഴിയും തുടക്കത്തിൽ ഗുരുകുലങ്ങളിൽ കുട്ടികളെ പഠിപ്പിച്ചു അത് പിന്നീട് പരിഷ്‌കരിക്കുകയും ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം അവതരപ്പിക്കുകയും ഇന്ത്യ സ്വന്തന്ത്രമായതിനു ശേഷം ഭരണഘടന ആറ് മൗലിക അവകാശങ്ങൾ വാഗ്‌ദാനം ചെയതു അതിൽ ഒന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമായിരുന്നു ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം അനുവദിച്ചു വിദ്യാഭ്യാസ സമ്പ്രദായം പ്രധാനമായും pre primary primary elementary secondary വിദ്യാഭ്യാസം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു അതിനു ശേഷം ഉന്നത പഠനങ്ങൾ നടക്കുന്നു എന്നിരുന്നാലും ഈ സംവിധാനത്തിൽ നിരവധി പോരായ്‌മകളും പഴുതുകളുമുണ്ട് അത് നിയന്ത്രിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിനു പ്രവർത്തിക്കാനാവും വിദ്യാഭ്യാസ അവകാശനിയമത്തെ കുറിച്ച് വിശദമായി അറിയാൻ ഉദ്യോഗാർത്ഥികൾക്ക് link വഴികൾ ലേഖനം സന്ദർശിക്കാവുന്നതാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിലെ നിലവിലെ പ്രശ്‌നങ്ങൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ നിലവിലെ പ്രശ്‌നങ്ങൾ ചുവടെ ചർച്ച ചെയ്യുന്നു വിദ്യാഭ്യാസത്തിനായുള്ള ചെലവ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായതിൻ്റെയും വികസനത്തിന് കൂടുതൽ fund അനുവദിക്കണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ ദിശയിൽ നിരവധി പ്രയോജനകരമായ നടപടികൾ കൈകൊണ്ടിട്ടുണ്ട് ഇത് തുടർന്നാൽ ഇന്ത്യക്ക് നിലവിലെ വെല്ലുവിളികൾ ഉടൻ തന്നെ മറികടക്കാനാവും UN പിന്തുടരുന്ന gross enrollment pattern ഇന്ത്യയിൽ സ്വീകരിക്കണം ശേഷി വിനിയോഗം ലോകത്തിലിപ്പോൾ സർഗാത്മക മനസ്സുകൾ ആവിശ്യമാണ് വിദ്യാർത്ഥികളെ ഉയർത്താനും അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനും സർക്കാർ school കളെ പ്രോത്സാഹിപ്പിക്കണം അവരുടെ ആശയങ്ങൾ കേൾക്കാതെ പോവരുത് അടിസ്ഥാനസൗകര്യങ്ങൾ പ്രത്യേകിച്ച് സർക്കാർ school ഉകളിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണം സർക്കാർ ഇപ്പോൾ digital വിദ്യാഭ്യാസത്തിന് ശ്രദ്ധ കേന്ദ്രികരിക്കുന്നതിനാൽ സർക്കാർ school ളുകളിലും ഗ്രാമപ്രതേശങ്ങളിലും ആവിശ്യമായ എല്ലാ സൗകര്യങ്ങളുമൊരുക്കുന്നതിനുള്ള നടപടികൾ അവർ ഏറ്റെടുക്കണം PPPmodel നന്നായി രൂപകല്പന ചെയ്ത PP കൾക്ക് ഇന്ത്യയിലെ school സംവിധാനത്തിന് നവീകരണത്തിന് മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ പൊതുസ്വകാര്യ പങ്കാളിത്ത മാതൃക കണക്കിലെടുക്കണം വിദ്യാർത്ഥി അധ്യാപക അനുപാതം ലഭ്യമായ അധ്യാപകരേയും faculty കളെയും അപേക്ഷിച്ച് ശരിയായ വിദ്യാഭ്യാസം തേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ് അങ്ങനെ രാജ്യത്തിൻ്റെ ഭാവിയിലേക്ക് അറിവ് പകരാൻ യോഗ്യരായ അദ്ധ്യാപകരെ നിയമിക്കണം accreditation നും branding ഉം ഗുണനിലാവാര മാനദണ്ഡം വിദേശത്തു പഠിക്കുന്ന വിദ്യാർത്ഥികൾ indian വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഈ പ്രശ്നങ്ങൾ കാരണം വിദേശത്ത് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിൽ പ്രവർത്തിക്കുകയും വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ താമസിക്കാൻ പഠിക്കാനും അവരുടെ അറിവിലൂടെ രാജ്യത്തെ ശാസ്ത്രീകരിക്കാനും തിരഞ്ഞെടുക്കണം

ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ പരിണാമം ഇന്ത്യയിലെ digital വിദ്യാഭ്യാസം ഇന്ത്യയിലെ school വിദ്യാഭ്യാസ നില british ഭരണക്കാലത്തെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്തേലും ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസം indian വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പ്രശ്‌നങ്ങളും പരിഹാരങ്ങളും indian വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള പ്രശ്നങ്ങൾ മറികടക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ പരിഹാരങ്ങളുണ്ട് നവീകരണങ്ങൾ ആവിശ്യമാണ് ഇന്ത്യ digital വിദ്യാഭ്യാസത്തിലേക്കു നീങ്ങുന്നു രാജ്യത്ത് വിദ്യാർത്ഥികളും യുവാക്കളുടെയും നവീനമനസുകൾ വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കും ഇത് indian വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഒരു പരിവർത്തനവും കൊണ്ടുവരും മാത്രമല്ല പുസ്തകപഠനത്തിനു പകരം മൊത്തത്തിലുള്ള വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രികരിക്കാൻ അധികാരികളും സർക്കാരും യുവമനസുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം രാജ്യത്തെ ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും നൽകുന്ന വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിൽ വലിയ വ്യത്യാസമുണ്ട് എല്ലാവർക്കും തുല്യവും പക്ഷപാതരഹിതവുമായ അറിവും വളരാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതിന് ഇന്ത്യയിൽ ഉടനീളമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം പുലർത്തുന്നതിനുള്ള നടപടികൾ കൈകൊള്ളണം വിദ്യാഭ്യാസം താങ്ങാനാവുന്നതാക്കുക താങ്ങാനാവുന്നതും എന്നാൽ അടിസ്ഥന സൗകര്യങ്ങളുടെയും ഗുണനിലാവാരത്തിൻ്റെയും കാര്യത്തിൽ സർക്കാർ school ഉകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട് മറുവശത്തുയർന്ന seat ആവശ്യപെടുന്ന മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും പഠിക്കാനുള്ള ഉപകരണങ്ങളുമുള്ള വിവിധ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപങ്ങളുമുണ്ട് ഈ അസമത്വം പരിഹരിക്കുകയും സർക്കാർ വിദ്യാഭ്യാസം താങ്ങാനാവുന്നതും എല്ലാവർക്കും പ്രാപ്പ്തമാക്കുകയും വേണം ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം വർദ്ധിപ്പിക്കുന്നേനുള്ള scheme കളും campaign കളും

ഏവർക്കും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക നിലവിലുള്ള school കളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക പുതിയ school ഉകളുടെ നിർമാണം എന്നിവ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ചു സർവശിക്ഷാ അഭിയാനെ SSA

ലേഖനം സന്ദർശിക്ക പ്രാഥമിക തലത്തിലുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ദേശിയ പരുപാടി എത്തിച്ചേരാൻ പ്രയാസമുള്ള പെൺകുട്ടികളിലേക്ക് പ്രത്യേകിച്ച് school കളിൽ

എന്നിവയുടെ കീഴിലുള്ള മക്തമുകൾ എന്നിവയിൽ ചേർന്ന എല്ലാ കുട്ടികൾക്കും നല്കുന്നയൊരു ഭക്ഷണമാണിത് രാഷ്ട്രീയ മാധ്യമിക്ക് പരിശിക്ഷ അഭിയാൻ ഇത് secondary വിഭാഗം വർധിപ്പിക്കുന്നേലും ഓരോ വീടിലും ന്യായമായ അകലത്തിൽ ഒരു secondary school നൽകികൊണ്ട് enrollment നിരക്ക് വർധിപ്പിക്കുന്നതിനെ ലക്ഷ്യമിടുന്ന മുൻ നിര പദ്ദതിയാണിത് ന്യുനപക്ഷ institute കളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പദ്ധതി ന്യുനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനായി ന്യുനപക്ഷ സ്ഥാപങ്ങളുടെ school അടിസ്ഥാന സൗകര്യങ്ങൾ വർധിപ്പിക്കും ശക്തിപ്പെടുത്തി ന്യുനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം സുഖമമാവും ബേട്ടി ബചാവോ ബേട്ടി പഠാവൊ ഇന്ത്യയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ദതി BBBPcampaign നെ campaign ഏർ സുകന്യ സമൃദി യോജന indian വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ indian വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അലട്ടുന്ന ചില പ്രശ്നങ്ങളെന്തൊക്കെയാണ് നൂറ് കോടിയിലതികം ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ അവയിൽ മൂന്നിൽ ഒന്നിന് മാത്രമേ വായിക്കാൻ കഴിയു അതിവേഗം വളരുന്ന ജനസംഖ്യ വ്യാപത്തി അദ്ധ്യാപകരുടെ കുറവ് പുസ്തകങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസ ചിലവുകൾ വഹിക്കാനുള്ള പര്യാപ്തമായ പൊതു fund എന്നിവയാണ് രാ ഏറ്റവും കൂടുതൽ ഏറ്റവുമടുത്തുള്ള രാജ്യത്തിൻ്റെ വെല്ലുവിളികൾ

primary secondary തലത്തിൽ സർക്കാർ നടത്തുന്ന school ഉകളെ പൂരകമാക്കുന്ന ഒരു വലിയ സ്വകാര്യ school സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് ആറ് മുതൽ പതിനാല് വരെയുള്ള ഭാഗത്തിലെ ഇരുപത്തിയൊൻപത് ശതമാനം വിദ്യാർഥികൾ സ്വകാര്യ വിദ്യാഭ്യാസം നേടുന്നു lockdown കാലത്ത് വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാനും പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും കുട്ടികൾ പഠിച്ചു COVID മഹാമാരി പകർന്ന വിദ്യാഭ്യാസ പാഠങ്ങൾ എന്തൊക്കെയാ minimalism പഠിക്കുകയും അവർ സമയം കുടുംബ ബന്ധം ആരോഗ്യം വിദ്യാഭ്യാസം പണം അതിജീവനം ആവശ്യം എന്നിവയുടെ പ്രാധാന്യം മനസിലാക്കുകയും ചെയ്‌തു

class മുറിയിൽ ഇരുന്ന് കൂട്ടുകാരുമൊത്ത് പഠിച്ചിരുന്ന കുട്ടികൾക്ക് online class തീർത്തും അപരിചിതമായ അനുഭവമാണ് online podclass class മുറികൾ radio program ഉകൾ തുടങ്ങി വിവിധ വിദ്യാഭ്യാസ സംരംഭങ്ങളിലൂടെ വിദ്യാർത്ഥികൾ അവരുടെ class ഉകൾ വീണ്ടെക്കുന്നുണ്ടായിരുന്നു പക്ഷെ class മുറികൾ digital class മുറികളായി മാറിയപ്പോൾ ലോകം എമ്പാടുമുള്ള online സൗകര്യം ലഭ്യമാകാതിരുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അക്കാലം ദുഷ്ക്കരമായിരുന്നുവെന്ന് പറയാതെ വയ്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ COVID ന് മുൻപ് ശേഷവും എന്നത് തിരിക്കേണ്ട രീതിയിലേക്ക് മാറി കാര്യം

അത് വഴി കുടുംബാംഗങ്ങൾക്കിടയിൽ ആശയവിനമയം നടത്താനും വിദ്യാർത്ഥികൾക്ക് സാധ്യമായി എന്നത് കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനെ ഏറെ സ്വാദീനിച്ചു വിദ്യാർത്ഥികളുമായി eye contact പുലർത്തുന്ന വിദ്യാർഥികളെ എളുപ്പത്തിൽ മനസിലാക്കാൻ സഹായകരമായി ഏകാകൃതയെ ഇത് സഹായിച്ചു ഉടനടി സംശയനിവാരണം സമയവെദ്യത വിദ്യാർത്ഥികളുടെ മേലുള്ള നിയന്ത്രണം സംവാദ സാധ്യത പാഠ്യേതര വിഷയങ്ങളെ പരിചയപ്പെടുത്തൽ എന്നിങ്ങനെ പോകുന്നു ഗുണങ്ങൾ ഈ പ്രവർത്തനങ്ങൾ കൂടിയാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ ധാരാളം പഠനങ്ങൾ നടക്കുന്നു ഇത് വ്യക്തിത്യ വികസനത്തിനും സഹായിക്കുന്നു സമപ്രായക്കാരുമായുള്ള നിരന്ത ആശയവിനിമയം വിദ്യാർത്ഥികളിൽ ഒരേ സമയം അവരുടെ സംസാരം എഴുത്ത് സാമൂഹ്യ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നു lockdown കാലത്തെ അടച്ചിടൽ വിദ്യാർത്ഥികളെ സാരമായി ബാധിച്ചിട്ടുണ്ട്

നല്ല നിലാവരമുള്ള audio നിലനിർത്താൻ പാടുപെടേണ്ടിവരും ശബ്ദശല്യം ഒഴിവാക്കുവ നിശബ്ദമാക്കുവാ unmute ചെയ്യുക മറ്റുസവിശേഷതകൾ ഉപയോഗിക്കുക ശരിയായ അവതരണ mode കൾ ഉപയോഗിക്കുക എന്നിവ അവയിൽ പെടുന്നു online class ഉകൾ നിരന്തരമായി ശ്രദ്ധ നിലനിർത്താൻ കഴിയാത്ത മറ്റൊരു തരത്തിലുള്ള പോരാട്ടമാണ് college വിദ്യാർത്ഥികൾക്ക് assignment കൾ ഫലപ്രദമായി ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല എന്നതും മറ്റൊരു വ്യാപക പരാതിയാണ് സാമ്പത്തികഭദ്രതാ കുറഞ്ഞ കുടുംബത്തെ സംബന്ധിച്ച് online പഠനം ചെലവേറിയതുമാണ് online class കൾക്ക് ഇടയിൽ കുട്ടികളെ മറ്റു ജോലികളിൽ സഹായിക്കാനായി വിളിക്കുന്നതും അൽപ്പം പ്രതിസന്ധിയുണ്ടായി മാറുന്ന പഠനരീതിയും മാറുന്ന ശീലങ്ങളും career oriented അല്ലാത്തവരെയും കൂടുതൽ സമയം mobile screen ൽ സമയം ചിലവഴിക്കുന്നവരേയും സംബന്ധിച്ച് online പഠനം അൽപം പ്രതിസന്ധിയിലാണ് ഇത് കണ്ണിൻ്റെ പ്രശ്‌ണങ്ങൾ ശരീരഭാരം ചില മാനസിക വൈകല്യങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്ണങ്ങൾ എന്നിവയ്ക്കും കാരണമാവും online സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശീലമാകുമ്പോൾ അലസത വർധിക്കുകയും പഠനത്തിന്റെ തീക്ഷണത കുറയ്ക്കുകയും

പുതിയ ഭാഷകൾ പഠിക്കാനും പുതിയ കഴിവുകളും hobby കളും വികസിപ്പിക്കാനും അവസരം ലഭിക്കുന്നു എന്നാൽ online രീതിയിലേക്ക് മാറുമ്പോൾ ശാരീരിക വ്യായാമങ്ങളോ പ്രവർത്തികളോ പരുമിതപ്പെടുത്തുന്നതിലൂടെ ജീവിതശൈലി രോഗങ്ങൾക്കും മറ്റു മാനസിക പിരിമുറുക്കങ്ങൾക്കും സാധ്യത ഏറെയാണ് മഹാമാരി പഠിപ്പിച്ച ജീവിത പാഠകം lockdown കാലത്ത് ആവിശ്യ സാധങ്ങൾ വാങ്ങാൻ കഴിയാത്തതിനാൽ വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാനും പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുവാനും കുട്ടികൾ പഠിച്ചു minimalism പഠിക്കുകയും അവർക്ക് അവയും കുടുംബബന്ധം ആരോഗ്യം വിദ്യാഭ്യാസം പണം അതിജീവന ആവിശ്യങ്ങൾ എന്നിവയുടെ പ്രാധാന്യം മനസിലാക്കുകയും ചെയ്‌തു വിദ്യഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ മൂല്യങ്ങൾ പഠിപ്പിക്കാനാവില്ല ഭാവിയിലെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ കഴിയുന്ന ഏറ്റവും മൂല്യവത്തായ പാഠങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ ഇ കാലത്ത് നിർബന്ധിതരായി യുവാക്കൾക്കിടയിൽ ധാർമികമായ മൂല്യങ്ങളും മൂല്യ ബോധങ്ങളും ഇക്കാലത്ത് വർധിച്ചു ഈ ജീവിതപാഠങ്ങൾ തീർച്ചയായും ഉപയോഗപ്രദവും വരും തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുകയും ചെയ്യും ഓർക്കുക മനസ്സുവെച്ചാൽ വിദ്യനേടുന്നതിൽ നിന്നും ഒരു വിദ്യാർത്ഥിയെയും അത് പകർന്നുകൊടുക്കുന്നതിൽ നിന്നും ഒരു അധ്യാപകനെയും തടയാൻ ഒരു മഹാമാരിക്കും കഴിയില്ല

അഹ് അപ്പോ നടക്കുന്നതിൻെറ ഒരു ഇതൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോ ആ nitrogen fixation ൻറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊണ്ട് എന്താണ് ൻെറ importance ഉം കാര്യങ്ങളൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് water in the atmosphereatmospheric water എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ നോക്കിയേ കൂടുതലായിട്ടും ചൂടുകൂടിയ സ്ഥലങ്ങൾ ഇവിടെ നമ്മക്കറിയാ ഇവിടെ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ എന്തായിക്ക atmospheric water കൂടുതലായിരിക്കും എന്ന് ഇവിടെ കാണുന്നു അപ്പോ അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മടെ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ഡൽഹി കേരള രണ്ട് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവ എവിടെയായിരിക്കും ഇവിടെ കൂടുതലായിട്ടും atmospheric water കാണുക രണ്ട് reason ആണ് പറയുന്നത് ഒന്നാമതായിട്ട് water body യുടെ സാന്നിധ്യവും രണ്ടാമതായിട്ട് temperature ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ നിങ്ങൾ വെക്കണം

ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുപോയാലും നമ്മൾ question answer ൽ വരുമ്പോഴാണ് ട്ടോ നിങ്ങളോട് കൃത്യമായിട്ട് വരിക അപ്പോ നിങ്ങക്കൊരു touch കിട്ടാൻ വേണ്ടിയാൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ കുറച്ചൊക്കെ മറന്നുകാണും അപ്പോ ഒന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്ര ഈ chapter അല്ലാതെ ഞാൻ question മാത്രമാകുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് അത്ര ഓർമ്മകിട്ടൂല അതുകൊണ്ടാണെ അപ്പോ നമ്മൾ ഇന്ന് തീർന്നിട്ടില്ല just നിങ്ങൾ ഒന്ന് ഓർമിച്ച് ഓർമിച്ച് അങ്ങ് പോയിട്ട് നമ്മൾ question answer എത്തുമ്പോ നല്ല set ആക്കിത്തരുംട്ടോ അപ്പോ അതേപോലെ dust particles ഏതൊക്കെ രീതിയില എത്തുന്നത് അല്ലെ അപ്പം നമ്മുക്ക് volcanic erruptions ഇണ്ടാവുഅല്ലേ

അവിടെ oxygen cylinders സ് carry ചെയ്യുന്നു അതിൻെറ reason എന്താണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് എന്താണതിൻെറ reason പ്രധാനമായിട്ടും അതിന്റെ reason എന്താണ് മുകളിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും gas കുറഞ്ഞ് കുറഞ്ഞ് വരും എന്നുവെച്ചാൽ എന്താണ് oxygen ൻറെ ഒക്കെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് വരും

നിങ്ങൾക്ക് ഏറെ confusion വന്ന ഒരു ഭാഗമാണിത് കാരണം എന്താണ് what is greenhouse effect okaygreenhouse effect എന്താണ് ഹരിതഗൃഹ പ്രവാഹം എന്നാൽ എന്ത് പറയുമ്പോ എന്തോ വലിയ സംഭവാ പക്ഷേ അത് simple ആണ് അപ്പോ ആദ്യം എന്താണെന്ന് നോക്കിയേ ഇവിടെ ഒരു ഒരു glass cage ഒക്കെ നമ്മക്ക് കാണാൻ പറ്റു അല്ലെ ഒരു glass cage ഒക്കെ കാണാൻ പറ്റു എന്താണ് ഒരു poly house അല്ലെ greenhouse ഒക്കെ ഉണ്ട് അപ്പോ എന്താണ് ഈ greenhouse എന്ന് പറഞ്ഞാൽ ഈ greenhouse ന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് എന്താണ് അവിടെ harmful ആയിട്ടുള്ള rayses നെ prevent ചെയ്തിട്ട്

water vapour ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മുക്ക് കാണാൻ പറ്റും gas such as carbon dioxide methane ozone ഇതുപോലത്തെ gas ഉകളൊക്കെ എന്ത് ചെയ്യുന്നു atmosphere ലേക്ക് എത്തിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ ഇവിടെ നിങ്ങൾക്കൊരു ഇതിൽ കാണുന്നില്ലേ ഒരു ചെറിയൊരു പാളി പോലെ ഈ ചിത്രത്തിൻറെ അവിടേ കാണുന്നെ ഒരു മഞ്ഞ line ഉള്ളേ അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു അവിടെ എത്തി ഇതൊരു layer ആയിട്ട് നിന്നിട്ട് harmful ആയിട്ടുള്ള ultraviolet rays നെ prevent ചെയ്തിട്ട് ഭൂമിക്ക് ആവശ്യമായ അല്ലെ നമ്മടെ സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ temperature താഴേക്ക് പ്രധാനം ചെയ്യുന്നു ഈ process നെ എന്ത് പറയുന്നു green house effect എന്ന് പറയുന്നു അല്ലെ അപ്പോ ആ gases ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു gasessuch as carbon dioxide ഉണ്ട് methane ഉണ്ട് ozone ഉണ്ട് അങ്ങനത്തെ water vapour ലെ അങ്ങനത്തെ കുറെ gases ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതാണ് ഈ ഒരു process കൊണ്ട് ഉദ്ദേശിക്കുന്നെ അതേപോലെ തന്നെ നോക്കിയേ ഏർ changing the അതിന് ശേഷം ഈ green house gases കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നെ എന്നുവെച്ച carbon dioxide ൻറെ ഒക്കെ അളവ് കൂടിക്കഴിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ എന്താ അടുത്ത next ഉണ്ടാവുക അവിടെ global warming ആഗോളതാപനം വരും പിന്നെ അതിനുണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പരിമിതഫലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ discuss ചെയ്യുന്നുണ്ട് അതിന് ശേഷം അത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇവിടെ പറയന്നിണ്ട് അപ്പോ നമ്മൾ plant നടണം അല്ലെ plants ഒക്കെ നട്ടിട്ട് അതുകൂടാതെ എന്ത് ചെയ്യാ നമ്മൾ ഏറ്റവും കൂടുതൽ fossil fuels ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ ഒക്കെ എന്ത് ചെയ്യും reduce ചെയ്യണം okay അപ്പോ അങ്ങനെ ഒക്കെ ചെയ്തുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ അടുത്ത step പറയുന്നു ozonisation okay എന്ന് വെച്ചാൽ എങ്ങനെയാണ് ozone gasform ചെയ്യാന്നുള്ളത് അടുത്ത് പറയുന്നുണ്ട് കണ്ടോ അപ്പോ എന്താന്ന് നോക്കിയേ ഇവിടെ ഇവിടെ അതിൻെറ step ഞാൻ കൃത്യമായി പറയ് ഇവിടെ just ഒന്നും കൂടെ ഒന്ന് just നിങ്ങളെ ഒന്ന് കാണിച്ച് തരുന്നേ ഉള്ളു ഒന്നാമത്തെ step നമ്മക്കറിയാം ഇതാണ് ഒരു oxygen ൻറെ atomoxygennormal oxygen atom ആണ് അതിലൂടെ ultaviolet rayses ന്റെ pass ചെയ്യുമ്പോൾ എന്തുചെയ്യുന്നു അതൊരു split ആയിട്ട് അത് രണ്ടായിട്ട് വിഘടിക്കുന്നു അപ്പോ single ആയിട്ട് അപ്പോ ഇങ്ങനെ രണ്ടായിട്ട് വിഘടിച്ച് കഴിയുമ്പോ ഒറ്റയ്ക്ക് നിക്കാൻ അവർക്ക് കഴിയൂല അല്ലേ ഒരു ആലങ്കാരികമായി പറയുന്നതാണ് അപ്പോ പേടിയാണ് അപ്പോ അവർ എന്തുചെയ്യും അവർ വീണ്ടും പോയിട്ട് normal ആയിട്ടുള്ള ഓൾ ഇതി oxygen molecule ആയിട്ട് join ചെയ്തിട്ട് എന്തായി മാറും അവിടെ tri atomic ozone gas form ചെയ്യുന്നു അപ്പോ ഇതിന് നമ്മൾ എന്ത് പറയുന്നു ozonisation എന്നു പറയുന്നു അപ്പോ normal oxygen molecules ൻറെ structure ആണത് അത് ultraviolet sparks ൽ split ആയി split ആവുമ്പോ എന്തുചെയ്യും അവർ അവരുടെ കൂട്ടുകാരോടൊത്ത് വേറെ ഇങ്ങനം രണ്ടെണ്ണമുള്ള കൂട്ടുകാരോടൊത്തു യോജിച്ച് അവിടെ മൂന്നായി മാറും ഈ മൂന്നെണ്ണന്താണ് അതാണ് tri എന്താണ് ozone gas ഇതാണ് എന്ത് ozone ഇങ്ങനെയാണ് ozone gas form ചെയ്യാ അതിന് നമ്മൾ ozonisation എന്ന് പറയും

ഭാഗങ്ങളാണ് നമ്മൾക്ക് പത്താമത്തെ chapter ൽ main ആയിട്ടുള്ളത് ഇനിയാണ് നമ്മൾ അതിൻറെ പ്രധാനപ്പെട്ട contents ലെക് ഓരോന്ന് ഓരോന്ന് എടുത്ത് പഠിക്ക അപ്പോ അതിൻെറ question answer രീതിയിലാണട്ടോ ഇവിടെ കൊണ്ടുപോയിരിക്കുന്നെ ഒന്ന് blanket of earth ലെ ഒന്നാമത്തെ ഒരു question ഇതാണ് which are the major constanants of our atmosphereatmosphere ലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എതെല്ലാമാ ഘടകങ്ങൾ ഏതൊക്കെ gasesmoisture and dust particlesgas ഉണ്ട് അല്ലെ moisture ജലതന്മാത്രകളുണ്ട് dust particles പൊടിപടലങ്ങൾ ഇതൊക്കെയാണ് atmosphere ലെ പ്രധാനപ്പെട്ട components അല്ലെ രണ്ടാമത്തേത് which hold the atmosphere closer atmosphere നെ നമ്മുടെ ഭൂമിയുമായിട്ട് അടുപ്പിച്ച് നിർത്തുന്ന ഘടകമെന്താണ് അപ്പോ main ആയിട്ട് പറയാ എന്താണ് gravitational force ലെ ഭൂമിയിലെ ഗുരുത്ത്വാകർശണം മൂലമാണ് atmosphere ഭൂമിയുടെ അടുത്തേക്ക് നിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ താപനിലയൊക്കെ maintain ചെയ്ത് നമ്മുക്ക് പോകാൻ സാധിക്കുന്ന ത് ഇതൊക്കെ അത്ര important അല്ല എന്നാലും ഒക്കെ just നമുക്കൊന്ന് മനസിലാക്കാൻ സഹായിക്കുന്നതാണ് പിന്നെ gases ൻറെ അളവുകളാണ് ഓരോന്നിൻറെയും അത് നിങ്ങളൊന്നു വായിച്ച് നോക്കിയാമതി അപ്പോ ഇതെന്താണ് ഈ gases എന്നാ normal structure ആണ് ഇതിൽ വരുന്ന ഇതിൽ വരുന്ന variations ആണ് എന്ത് ഉം പറയുന്നത് അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ gases ൽ വരുന്ന variations ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതേപോലെ ഏർ write the importance of gases such as oxygen carbondioxide and nitrogen in the existence of life form അപ്പോ ഈ gases ഏതൊക്കെയാണ് oxygen ഉണ്ട് അതെ പോലെ carbondioxide ഉണ്ട് nitrogen എന്നീ gas കളുടെ പ്രാധ്യാനം എന്താണ് അപ്പോ life form in all earth അപ്പോ just നിങ്ങൾ ആ ഒരു ആ കുട്ടി ആടിനെയൊക്കെ തീറ്റുന്ന ആ രു ചിത്രങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ കണ്ടില്ലേ ആ ഭാഗത്ത് ഇത് പറയുന്നുണ്ട് എന്താണ് plants make use of carbondioxide for photosynthesis ല്ലേ അപ്പം plants ന് photosynthesis അല്ലെ അവരുടെ ഭക്ഷണം പാചകം ചെയ്യാൻ carbon dioxide വേണം അപ്പോ അത് important ആണ് അല്ലെ men and other organism make use of these എന്നുവെച്ചാൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നു ഈ plants പുറത്തേക്ക് വിടുന്ന oxygen സ്വീകരിക്കുന്നു അതുകൊണ്ട് എന്താണ് ഇത് രണ്ടും important ആണ് പിന്നെന്താണ് പിന്നെ nitrogennitrogen plants ന് പ്രധാനപെട്ടതാണ് അപ്പം ഈ nitrogen ഉം oxygen ഉം carbondioxide ഉം ജീവൻെറ നിലനിൽപ്പിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങക്ക് മനസ്സിലായല്ലോ അല്ലെ nitrogen ഉം അതെപോലെ carbon dioxide ഉം plants നും ആ carbon dioxide ഏർ പുറത്തേക്കും ശ്വ ശ്വസിച്ച്

പിന്നെ രണ്ടാമത് പിന്നെ വേറൊന്നു പഠിച്ചല്ലോ what are the factors using the amount of water in the atmosphere അത് ഞാൻ നേരെത്തെ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ water atmosphere ൽ കൂടുതൽ കാണാനുള്ള എങ്ങനെയൊക്കെയാണ് എത്തുക എന്നുളേ അല്ലെ അപ്പോ ചൂടുള്ള സ്ഥലങ്ങളിൽ എന്താത് hot climatic region ൽ ഈ കൂടുതൽ evaporation പെട്ടെന്നു നീരാവിയായിട്ട് മുകളിലേക്ക് വന്നു ചൂടുള്ള സ്ഥലങ്ങളിൽ എത്തും അതാണ് പറയുന്നത് rate of evaporation in high range of place is higher temperaturetemperature കൂടുതലുള്ള സ്ഥലങ്ങളിൽ അല്ലെ കൂടുതൽ temperature ഉള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും ഇത് കൂടുതൽ evaporation സംഭവിച്ചിട്ട് മോളിലേക്ക് വരും അതെ പോലെ തന്നെ amount of water be high atmospheric close to the water surface അപ്പം എന്തെങ്കിലും water bodies ചിലപ്പോ എന്താണ് സമുദ്രമാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും source of water ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അവിടെയും atmosphere ൽ എന്തുണ്ടാവും കൂടുതലായിട്ടും atmospheric water കൂടുതലായി കാണപ്പെടുന്നു അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിവെക്ക അപ്പോ അതൊക്കെ ഇങ്ങനെയാണ് പിന്നെന്താ which are the main sources of dust particles in the atmosphere അപ്പോ അവിടെ ഒരു ഇമ്പ് ഇതൊരു important question ആ കാരണം മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ട് എന്താണ് നമ്മൾ അത് note ചെയ്യണം അപ്പോ dust particlesmain ആയിട്ട് വരുന്നെ dust particles got in the atmosphere by wind കൂടുതലും പൊടിപടലങ്ങൾ എങ്ങനെയാണ് അന്തരീക്ഷത്തുന്നത് കാറ്റിലൂടെയാണ് by wind അപ്പോ ഓർത്തുവെക്കണം പൊടിപടലങ്ങൾ ഒന്നാമതായിട്ട് എത്തുന്നത് കാറ്റിലൂടെയാണ് dust particles erupted through the volcanos അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമപ്പോൾ ഈ dust particles എന്ത് ചെയ്യും വീണ്ടും atmosphere ലേക്ക് എത്തും നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ കിട്ടുന്നില്ലേ പിന്നെ ash formed by burning meteroids ഉൽകകളൊക്കെ പൊടിഞ്ഞ് അല്ലെങ്കിൽ ഉൽക്കയുടെ ഘർഷണം മൂലം അതുമൂലവും dust particles എന്ത് ചെയ്യും അങ്ങനെ atmosphere ലേക്ക് എത്തും പിന്നെ industrial emissions അല്ലെ ഈ factory കളുടെ മലനീകരണം ഇതിലൂടെ എന്തുചെയ്യും ഇത്രയും source ൽ നിന്നാണ് എന്തെത്തുന്നത് dust particles